ആ കേൾക്കണ്ട് ഇത് നിങ്ങള് കണ്ണൂര്കാരനല്ലേ? കണ്ണൂര് പണ്ട് കണ്ണൂരൂഭാഗത്തായിരുന്നു ഇപ്പം താമസം മാറി മലപ്പുറം ബോർഡറിൽ ആണ് .

ഫുഡിനെകുറിച്ച് അറിയാൻവേണ്ടിട്ടാണ് അതായിത് ഫുഡ് ഫുഡിനെകുറിച്ച് നിങ്ങള് കഴിച്ച അടിപൊളി ആയിട്ടുള്ള ഭക്ഷണത്തെക്കുറിച്ചു ഫൂഡിനെ കുറിച്ച് നിങ്ങളടെ കാഴ്ചപ്പാട് എങ്ങനെയുള്ള ഭക്ഷണമാ നിങ്ങൾക്ക് ഇഷ്ടപെട്ടത് എവിടുത്തേ ഭക്ഷണമാണ് നിങ്ങള് കഴിച്ചതിൽ നിങ്ങള് ഏറ്റവും കൂടുതൽ ആസ്വദിച്ചത് നിങ്ങൾക്ക് അത്രക്കും എന്ത് ലൈക്ക് ആയിട്ടുള്ള ഭക്ഷണം ഏതാണ് ഇങ്ങനെ ഒരു ആഹ് സംസാരിക്കാൻ വേണ്ടിയാ വിളിച്ചെ.

ആ അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപെട്ടതെന്താണെന്നു നിങ്ങളും ഷെയറ് ചെയ്യാ.

പൊതുവേ എൻറെ ഇഷ്ടങ്ങള് എന്നു പറയുമ്പം ഒരിക്കലും അത് ഒരു ബാക്കിയുള്ളവരുടെ ഇഷ്ടങ്ങളെപോലെയല്ല എന്നാലും എന്നാലും പൊതുവേ ഫാസ്റ്റഫുഡ് ആ ഒരു താല്പര്യകാരനാണ്

പൊതുവേ ഈ ചൈനീസ് വിഭവങ്ങളോടും അറബി വിഭവങ്ങളോടും അറേബ്യൻ വിഭവങ്ങളോടും താല്‌പര്യം പ്രകടിപ്പിക്കുന്ന ആളാണ്

നമ്മള് ഈയ്യിടെ കേരളക്കരയില് ഉണ്ടല്ലോ ഒരുപാട് ഹോട്ടലുകൾ അൽഫാമിന്റേതായി തണ്ടൂരി ,ഷവായി ആ ഒരു താൽപര്യകാരനാണ് ഞാനും അത്തരം ഭക്ഷണങ്ങളോട്

എ എന്നെക്കുറി എൻ്റെ ഒരു കാഴ്ചപ്പാടില് പറയുകയാണെങ്കില് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടു ഭക്ഷണന്നുള്ളത് നമ്മുടെ എന്തേയ് ഈ പ നമ്മുടെ ടോവിനോ ഒരു പടത്തില് പറഞ്ഞതുപോലേ എന്തേയ് മലയാളികളുടെ വികാരമായ പൊറോട്ടയും ബീഫും

അതിന് അത് എന്താണ് അത് ഒന്നും പറയാനില്ല അ അടിപൊളിയാണ് ഉം എന്താ

നമ്മളൊക്കെ മലയാളികള് അത്ര ആസ്വദിച്ചുകഴിക്കുന്ന ഭക്ഷണങ്ങളിൽ ഒന്നാണ് നിങ്ങളുടെ അഭിപ്രായത്തില് ഏവ് ഏതു നാട്ടിലാണ് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഫുഡ് ഇപ്പോ മൊത്തത്തില് നമ്മളു പറഞ്ഞുകേൾക്കുമ്പോ

ആ അല്ലാ മൊത്തത്തില് ഇപ്പം നമ്മള് പറഞ്ഞുകേൾക്കാറ് അങ്ങനെ അങ്ങനെ പറയുമ്പോ കണ്ണൂര്, കോഴിക്കോട് ആ ഒരു ഭാഗത്താണ് പൊതുവേ

കേരളക്കരയില് നല്ല ഭക്ഷണങ്ങള് എന്നൊക്കെ പറഞ പൊതുവേ പറയപ്പെടാറ് പെടാറുള്ളത്

ഒരുപാട് പൊടി വിഭവങ്ങളും അത്തരത്തിലു പൊതുവേ കണ്ണൂര് അറിയപ്പെടാനുള്ളത് എന്താന്നറിയോ തലശ്ശേരിബിരിയാണി എന്നതിനപ്പുറം ഒരുപാട് പൊരി വിഭവങ്ങളാണ് പൊരി കടികളാണ് ഇങ്ങൾക്കറിയില്ലേ നിങ്ങൾക്കറിയുണ്ടാകും

ആ ഒരു വിഷയത്തിലാണ് പൊതുവേ കണ്ണൂര് അറിയപ്പെടുന്നത് വ്യത്യസ്തമായ നമ്മളു എന്താ പറയുവാ കേട്ടുകേൾവി ഇല്ലാത്ത ഒരുപാട് തീർച്ചയായും നമ്മളതൊക്കെ ആസ്വദിക്കേണ്ടതുണ്ട് അത്രയധികം ഒരുപാട് തരം ഇനങ്ങളുണ്ട് ഭക്ഷണത്തിന് ഒ ആഹ് ഭക്ഷണത്തിന് കുറേ കഥ പറയാനുണ്ടന്ന് പറയാറുണ്ടല്ലോ പണ്ടുള്ള ആളുകള് അതായിത് ആഹ് ബിരിയാണി വെക്കുവാണെങ്കില് അത് എന്താണ് ആ എന്തെങ്കിലും കല്യാണത്തിന് സൂചിപ്പിക്കുന്നു അല്ലെങ്കില് എന്ത് ആ നെയ്‌ച്ചോറ് ആണെങ്കില് ഒന്നെങ്കില് ആരുടെയെങ്കിലും മരിച്ചൻ്റെ ഏഴോ, ല്ലെങ്കി അതുപോലുള്ള ഫങ്ക്ഷന് അല്ലെങ്കിലിപ്പോ ബീഫും ആഹ് പൊറോട്ടല് ആണെങ്കില്

അല്ലെങ്കില് അത്തരത്തിലുള്ള അവാർഡ് ഫംഗ്ഷൻസിനെ സൂചിപ്പിക്കുന്നു

അതൊക്കെ പണ്ടത്തേ കാലത്തു ഇന്നത്തെ കാലത്തു അങ്ങനെയല്ലല്ലോ?

ഒരു പരിപാടി ഉണ്ടെങ്കിൽ എല്ലാ ഭക്ഷണവും വെച്ചു അത് വേസ്റ്റ് ആക്കുന്ന ഒരു രീതിയാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്.

അതിൻ്റെ ആണെങ്കിൽ നമുക്ക് ഞാനൊക്കെ മദ്രസയിൽ പഠിക്കുന്ന ഈ കാലഘട്ടത്തിലൊക്കെ വല്ല മരണങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാല് അതിൻ്റെ ഏഴിൻ്റെ ദിവസങ്ങളിലൊക്കെ നെയ്‌ച്ചോറൊക്കെ കിട്ടുമായിരുന്നു പക്ഷേ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നിന്ന് പറയുംബം പലർക്കും അഞ്ചുവരെയേ കൊടുക്കുന്ന ഒരവസ്ഥയാണ് മരണത്തിൻ്റെ ഏഴായിരുന്നു പണ്ടൊക്കെ നമുക്ക് അത് വ്യത്യസ്തമായി മനസ്സിലാക്കിയിരുന്നു ഒരു നെയ്‌ച്ചോറ് ഉണ്ടെങ്കിൽ അത് ഒരു മരണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു കല്യാണത്തിനു അങ്ങനെയാണെങ്കില് ഒരു സാമ്പത്തികമായി ഒരു ഒരു ലേശം പിറകോട്ടുനില്ക്കുന്ന ഒരാളാണെങ്കില് മനസ്സിലാക്കാൻ പറ്റിയിരുന്നു ഇന്നത്തെ കാലഘട്ടത്തില് അങ്ങനെ ഒരു അവസ്ഥയില്ല ഒരുപാട് ഭക്ഷണങ്ങൾ വേസ്റ്റ് ആക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ആ നിങ്ങള് കുറേ യാത്ര ചെയ്യുന്ന ഒരു അ വ്യക്തിയല്ലേ? അപ്പോ നിങ്ങള് കഴിച്ചതില് വെച്ച് നിങ്ങളെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ച ഭക്ഷണം ആ ഭക്ഷണംനൊന്നുമില്ല ചിലപ്പോ ഇപ്പം നമ്മള് ഏതെങ്കിലും ഹോട്ടലിൽ വച്ചാണ് കഴിച്ചയെങ്കിൽ ആ ഹോട്ടലിലെ ആളുകളുടെ ബിഹേവിയർ അങ്ങനെയാണെങ്കി ആ ആ ഉം അതിൻ്റെ രുചി

നിസ്സംശയം പറയാം അങ്ങനെയി കേരളത്തില് പലയിടങ്ങളില് മലപ്പുറത്ത് പിന്നേ കോഴിക്കോട് ഒരുപാട് സ്ഥലങ്ങളുണ്ട്

ഇല്ലാ കേട്ടപോലെയിണ്ട് കൃത്യായിട്ട് അറിയില്ലാ ഓക്കെയ് തീർച്ചയായും വന്ന് ഞാൻ സജസ്റ്റ് ചെയ്യാണ് വന്നു കഴിക്കാൻ വേണ്ടിട്ടു

അൺലിമിറ്റഡ് ആണ് നിശ്ചിയ പൈസയില് തന്നെ വളരേ മനോഹരമായി ഞാനിതുവരെ ഇത്രരസമുള്ളൊരു ഭക്ഷണം കഴിച്ചിട്ടില്ലാ

നമ്മളേകദേശം ഫുള്ളായി പക്ഷെ ഇതങ്ങനെയല്ല ഇത് വീണ്ടും കഴിക്കണം കഴിക്കണം അത്രത്തോളം രസമുള്ള ആസ്വദിച്ചു ഞാനീ ഏകദേശം അന്നൊരാഴ്ച്ച മുന്നേഞാൻ എൻ്റെ ഒരനിയൻ

ചില ദിവസങ്ങളിൽ ഇത്രയും വലിയ റസ്റ്റോറൻറലാണ് വരുന്നത് റസ്റ്റോറൻറ്

ഉം ആ നിങ്ങള് അൺലിമിറ്റഡ് ന്നുപറഞ്ഞപ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്തിനെ യാത്ര ചെയ്യുന്നത് ആദ്യം പോയിടത്തുണ്ടായിരുന്ന അൺലിമിറ്റഡ് ഫുഡും നൂറുരൂപയ്ക്ക് അൺലിമിറ്റഡ് ഫുഡ് എന്ന് പറഞ്ഞു അവരു കഴിക്കണകണ്ടപ്പോൾ ഹോട്ടലുകാര് നെട്ടിപ്പോയി പിന്നേ ഒരു സംഭവം ഞാൻ പെട്ടെന്നു ഓർക്കയുണ്ടായി

നിങ്ങളടെ അനുഭവം പങ്കുവെച്ചതില് വളര് ആഹ് വളരെ സന്തോഷമുണ്ട് അപ്പോ നമുക്ക് ആ മണാലി ഭാഗത്തേക്കാണ് . അല്ല താങ്കളുടെ സുഹൃത്ത് ഏതു ഭാഗത്തേക്കാണ് യാത്ര പോയിന്ന്പറഞ്ഞത്?

ഓക്കേ അപ്പൊ നിങ്ങളടെ അനുഭവഓ പങ്കു വെച്ചതില് ഒരുപാട് നന്ദി രേഖപ്പെടുത്താണ് അപ്പോ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.